സ്പീക്കർ 2 ഹായ് ഐ ആം ബാലമുരളി കൃഷ്ണ, എയ്ജ് തേർട്ടി ഇയേഴ്സ് ദോ ഹിയർ ബൈ ഗിവ് മൈ അൺകണ്ടീഷണൽ ഇറവോക്കബിൾ കൺസേൺ റ്റു ഐ ഐ ടി മഡ്രാസ്, ആൻഡ് ദി എസ് റ്റു എസ് കൺസോർഷ്യം ഫോർ ഇൻഡ്യൻ ലാംഗ്വേജസ്

സ്പീക്കർ 2 ഐ ഡു അൺകണ്ടീഷണലി ഇറവോക്കബിളി ആൾ മൈ റൈറ്റ്സ് ഇൻ ദി റെക്കോർഡിങ് വീഡിയോ ആൻഡ് ഓഡിയോ ഓഫ് ടു തൗസൻഡ് ട്വന്റി വൺ ട്വന്റി റ്റു ടു ഐ ഐ ടി മഡ്രാസ് ആൻഡ് ദി എസ് ടു എസ് കൺസോർഷ്യം ഫോർ ഇൻഡ്യൻ ലാംഗ്വേജസ്.
സ്പീക്കർ 2 ഐ ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ഐ ടി മഡ്രാസ് ആൻഡ് ദി എസ് ടു എസ്‌ കൺസോർഷ്യം ഫോർ ഇൻഡ്യൻ ലാംഗ്വേജസ് ക്യാൻ ലോഫുളി യൂസ്ഡ് റെക്കോർഡഡ് വീഡിയോ ആൻഡ് ഓഡിയോ.
സ്പീക്കർ 1 ഐ മഹേശ്വരി എയ്ജ് ട്വന്റി വൺ ഏഹ് ഹിയർ ബൈ ഗിവ് മൈ അൺകണ്ടീഷണൽ ഇറവോക്കബിൾ കൺസേൺ റ്റു ഐ ഐ ടി മഡ്രാസ്, ആൻഡ് എസ് എസ് എസ് റ്റു എസ് കൺസോർഷ്യം ഫോർ ഇന്ത്യൻ

സ്പീക്കർ 1 ഐ ഡു അൺകണ്ടീഷണലി ഇറവോക്കബിളി അസൈൻ ആൾ മൈ റൈറ്റ്സ് ഇൻ ദി റെക്കോർഡിങ് റെക്കോഡഡ് വീഡിയോആൻഡ് ഓഡിയോ ഓഫ് ടു തൗസൻഡ് ട്വന്റി വൺ റ്റു ട്വന്റി റ്റു ടു ഐ ഐ ടി മഡ്രാസ് ആൻഡ് ദി എസ് ടു എസ് കൺസോർഷ്യം ഫോർ ഇൻഡ്യൻ ലാംഗ്വേജസ്.
സ്പീക്കർ 1 ഐ ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ഐ ടി മഡ്രാസ് ആൻഡ് ദി എസ് ടു എസ്‌ കൺസോർഷ്യം ഫോർ ഇൻഡ്യൻ ലാംഗ്വേജസ് ക്യാൻ ലോഫുളി യൂസ്ഡ് റെക്കോർഡഡ് വീഡിയോ ആൻഡ് ഓഡിയോ.
സ്പീക്കർ 2 ആഹ് അപ്പൊ മഹേശ്വരി ആഹ് ആ നമുക്ക് ഞാൻ ഏഹ് വീ ഞാനിപ്പോൾ ആദ്യം താമസിച്ചിരുന്നത് ഒരു നഗരപ്രദേശത്തിൽ നിന്നാണ്, ആയിരുന്നു. പക്ഷേ പിന്നീട് ഒരു പ്രത്യേക സാഹചര്യം പക്ഷേ ഞാനിപ്പോൾ
സ്പീക്കർ 2 എൻറെ നാട്ടുമ്പ്രദേശത്തെ വീട്ടിലേക്ക് ഞങ്ങളെല്ലാവരൂടെ താമസം മാറി. അത്രയും കാലം ആഹ് നമ്മള് എടയ്ക്ക് വല്ലപ്പോഴും നമ്മടെ വീട്ടിൽ പോയി ആഹ്
സ്പീക്കർ 2 കാര്യങ്ങള് നോക്കുകേം പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വീടിനോട് ചേർന്ന് തന്നെ അപ്പോ അത്യാവശ്യം വേണ്ട കുറച്ചു വാഴകൃഷി ആഹ് തെങ്ങ്
സ്പീക്കർ 2 ജാതി ഒക്കെയുണ്ട്. എന്നാലും നമ്മൾ എടയ്ക്ക് വല്ലപ്പോഴും മാത്രം നോക്കുന്നതുകൊണ്ട് ആ നോട്ട് കുറവിന്റെ ചെല

സ്പീക്കർ 2 അല്ലെങ്കിൽ എന്തെങ്കിലും ആഹ് എന്തെങ്കിലും മണ്ണിലെന്തെങ്കിലും കാര്യത്തിൻറെ കുറവുകളുണ്ടോ
സ്പീക്കർ 2 അതോ ഏതിനെങ്കിലും വെള്ളം കുറവ് കിട്ടുകയാണോ ചെയ്യുന്നെ അതോ വെയില് കൃത്യമായി എല്ലാ ചെടികൾക്കും
സ്പീക്കർ 2 ആഹ് ഒരേ അളവിൽ വെയില് കിട്ടുന്നുണ്ടോ എന്നുറപ്പുവരുത്തുകയാണ് ഇപ്പം നമ്മൾ
സ്പീക്കർ 2 ആഹ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ആ ഒരു ശ്രദ്ധ പുലർത്തിയാൽ മാത്രമേ

സ്പീക്കർ 2 ആഹ് പറഞ്ഞ ചെടികൾ നമുക്കിങ്ങോട്ട് തരികയുള്ളൂ. അപ്പം നമ്മളെന്തോരം അവരെ നോക്കുന്നോ
സ്പീക്കർ 2 അത്രതന്നെ ഫലമായിരിക്കും അവര് നമ്മളെ ഏഹ് ഓ
സ്പീക്കർ 2 ആ പച്ചക്കറിയുടെ രൂപത്തിലായാലും നമുക്ക് വെണ്ടയായിക്കോട്ടെ, വഴുതന ആയിക്കോട്ടെ
സ്പീക്കർ 2 നമ്മൾ നല്ല രീതിയിൽ നോക്കി പരിചരിക്കുകയാണെങ്കിൽ കൃഷി നല്ല രീതിയില്
സ്പീക്കർ 2 മുന്നോട്ടുപോകുമെന്ന് എനിക്ക് ഞാൻ തന്നെ മനസ്സിലാക്കുകയായിരുന്നു.
സ്പീക്കർ 2 അപ്പോ അത്രയും കാലം കൃഷിയോട് എനിക്ക് അത്ര താൽപര്യമുണ്ടായിരുന്നില്ല. പക്ഷേ നാട്ടിൽ സ്ഥിരതാമസമായി പറമ്പിലേക്കിറങ്ങി
സ്പീക്കർ 2 കാര്യങ്ങൾ നോക്കുകയും അച്ഛന്റൊപ്പം ഇറങ്ങുകയും ആഹ് പണിക്കാരുടെ ഒപ്പം നിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് അതിൻറെ ഒരു വെല മനസ്സിലായത്. എന്താന്ന് വെച്ചാ
സ്പീക്കർ 2 നമ്മൾ ഏഹ് ഏഹ് ഇപ്പോ പുറത്തു നിന്ന്
സ്പീക്കർ 2 നിന്ന് പച്ചക്കറി വാങ്ങിച്ചിട്ട് തന്നെ നാളുകളായി. ഇപ്പോ ഞങ്ങളുടെ വീട്ടില് തന്നെ ഉണ്ടാകുന്ന ആഹ് പ വഴുതനയും വെണ്ടയും കൊണ്ടാണ് നമ്മളിപ്പോൾ
സ്പീക്കർ 2 കാര്യങ്ങള് മുന്നോട്ട് പോ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇനി മഹേശ്വരിക്കെന്താണ് പറയാനുള്ളത് കൃഷിയെപ്പറ്റി?
സ്പീക്കർ 1 കൃഷി എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ എന്താ ഓർമ്മവരുന്നത് എൻറെ സ്വപ്നങ്ങളാണ്. എനിക്കൊരു സ്വപ്നമുണ്ട് എന്റൊരു പച്ചക്കറി തോട്ടം എൻറെ വീടിൻറെ പിറകുവശത്തായിട്ട് ആഹ് അത് വളരെ നല്ല

സ്പീക്കർ 1 ആഹ് മറ്റു സംസ്ഥാനങ്ങളിലെ കർഷകരായാലും ഇപ്പം ഏറ്റവും കൂടുതൽ ആഹ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ എനിക്കോർമ്മ വരുന്നുണ്ട്. കർഷക ഹത്യകൾ
സ്പീക്കർ 1 ആത്മഹത്യകൾ എനിക്കോർമ്മ വരുന്നുണ്ട്. അവരുടെ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്ന ഒരു വരം വരുമാനമായിട്ടാണ് ഇത് കാ കാണണത് എന്നാൽ അത് എന്ന് പോലും അവർക്ക്
സ്പീക്കർ 1 ആഹ് ഒരു ലാഭം ഉണ്ടാവാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ ആഹ് കർഷകർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതിൽ നമുക്ക് എന്ത് ചെയ്യാനാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഏഹ്
സ്പീക്കർ 1 സർക്കാർ എന്താണ് ഇതിനെപ്പറ്റി ചെയ്യുന്നത്? ഏഹ് അവർക്ക് ഇനി എന്തൊക്കെ ചെയ്യാം? ഇതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ അന്നം ഏറ്റവും
സ്പീക്കർ 1 ആഹ് വളരെ താഴെത്തട്ടിൽ കിടക്കുന്ന ഒരൂ മേഖലയായിട്ടാണ് ഇപ്പം
സ്പീക്കർ 1 ക കൃഷിയെ എല്ലാവരും കാണുന്നത്. എന്നാൽ അതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു തട്ടിൽ കിടക്കുന്നത്. ആഹ് തുടക്കം തന്നെ അതിൽ നിന്നാണ് നമുക്ക് ഏഹ് ഉണ്ടാവുന്നത്.

സ്പീക്കർ 1 സർക്കാരാണ് ഇതിനെപ്പറ്റിയിട്ട് ആഹ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേയിരിക്കുന്നതെന്നാണ് എൻറെ ഒരു അഭിപ്രായത്തിൽ ഉള്ളത്.

സ്പീക്കർ 2 ആഹ് അത് ശരിയാണ് ആ പറഞ്ഞത് എന്താന്ന് വച്ചാൽ നമ്മൾ കർഷകരുടെ ഈ ആത്മഹത്യകളെ സംബന്ധിച്ച
സ്പീക്കർ 2 സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താന്ന് വെച്ചാൽ രാഷ്ട്രീ രാഷ്ട്രീയക്കാരുടെ നയങ്ങളും ആഹ് നമ്മളുടെ

സ്പീക്കർ 2 അതില് എടുത്തുപറയേണ്ടത് കൃഷിവകുപ്പിന്റെ പങ്കാണ്.
സ്പീക്കർ 2 എന്താച്ചാൽ നമ്മളുടിവിടെ കൃഷിവകുപ്പുണ്ട്.
സ്പീക്കർ 2 ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് സർക്കാർ ശമ്പളം അവരും വാങ്ങി ക്കുന്നുണ്ട്.
സ്പീക്കർ 2 എന്നാൽ അവര് കാര്യമായിട്ടൊന്നും ചെയ്യുന്നതായിട്ട് നമുക്കൊന്നും കാണാനില്ല.
സ്പീക്കർ 2 അവര് പറയുന്നു അവർ ഏഹ് കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ്.
സ്പീക്കർ 2 എന്നാൽ ഞാൻ കണ്ടിടത്തോളം എനിക്ക് തോന്നിയത് അത് വെറും വാഗ്ദാനങ്ങൾ വാചകത്തിലാണ് ഒതുങ്ങുന്നത്.
സ്പീക്കർ 2 എന്താന്ന് വെച്ചാൽ ഞാൻ ഏഹ് എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു അനുഭവമാണ്
സ്പീക്കർ 2 ഏഹ് അപ്പൊ ഏഹ് ഞങ്ങളുടെ വാർഡ് ഏഹ് ഏഹ് ഞങ്ങളുടെ ഏരിയയിലെ മെമ്പറ് തന്നെ വന്ന പറഞ്ഞിരുന്നു
സ്പീക്കർ 2 പഞ്ചായത്തിലെ മെമ്പറ് വന്നു പറഞ്ഞു ആഹ് മൊളക് തയ്യുകൾ കൃഷിവകുപ്പിൽ
സ്പീക്കർ 2 ഒണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടെ വീട്ടുപേരും
സ്പീക്കർ 2 ഗൃഹനാഥന്റെ പേരും പറഞ്ഞിട്ട് നമുക്കാ തൈകൾ അവിടുന്ന് ശേഖരിക്കാമെന്ന് പറഞ്ഞു.
സ്പീക്കർ 2 അത് അപ്പോ അതിൻപ്രകാരം ഞാൻ അഹ് കൃഷിഭവനിലേക്ക് പോയി.
സ്പീക്കർ 2 ഏഹ് ഞാന് എന്റെആഹ് അച്ഛൻറെ പേര് പറഞ്ഞു പിന്നെ വീട്ടുപേരും പറഞ്ഞു

സ്പീക്കർ 2 ഒരിനം മുളക് തൈയാണ് ആ മുളക് തൈ ടെ അഞ്ച്
സ്പീക്കർ 2 തൈകളാണ് അവര് വെട്ടി തന്നത് അപ്പം
സ്പീക്കർ 2 ഞാൻ ചോദിച്ചു ഇതിന് ആഹ് ഒരു വീട്ടുകാർക്ക് അഞ്ചെണ്ണം എന്നുള്ള രീതിയിലാണോ അതോ
സ്പീക്കർ 2 എങ്ങനെയാണ് അംഗസംഖ്യ അനുസരിച്ചാണോ? അപ്പോ അവര് പറഞ്ഞു അവർക്ക്
സ്പീക്കർ 2 ഉയ്യോ വന്നിരിക്കുന്നത് ആയിരം തൈകളാണ് ആയിരത്തിൽ നിന്നും
സ്പീക്കർ 2 അവർക്ക് കൊടുക്കാ അവർക്ക് എങ്ങനെയാണോ അത് കൊടുക്കാൻ പറ്റുന്നെ ആ രീതിക്ക് അവർ
സ്പീക്കർ 2 വിഭജിച്ച് കൊടുക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്.
സ്പീക്കർ 2 അപ്പോ അതിൽനിന്ന് എനിക്ക് മനസ്സിലായത് അവർക്ക് കാര്യമായിട്ട് പ്രത്യേകിച്ച്
സ്പീക്കർ 2 അറിവൊന്നും ഇല്ല. അവർക്കിപ്പോ ആയിരം തൈകൾ വന്നിട്ടുണ്ട് അതാർ ആർക്കെങ്കിലും
സ്പീക്കർ 2 ഒക്കെ കൊടുത്തു തീർക്കണം എന്നേ എന്നാണവര് ചിന്തിക്കുന്നത്.
സ്പീക്കർ 2 ഒരു കർഷകരുടെ പ്രശ്നങ്ങൾ എന്താന്നോ അതൊന്നും അവര് നോക്കുന്നില്ല അപ്പോ
സ്പീക്കർ 2 കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നോ എന്നാൽ ആഹ്
സ്പീക്കർ 2 അതിലെ ഏറ്റവും വലിയൊരു പാർശ്വം ഏഹ് ഒരു ദോഷമായിട്ട് എനിക്ക് പറയാനുള്ളത്
സ്പീക്കർ 2 ഏഹ് നമ്മൾ ഒരു ഇപ്പോ എൻറെ ഒരു അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ
സ്പീക്കർ 2 ഏഹ് വാഴകൃഷി ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പില്.
സ്പീക്കർ 2 അപ്പോ ഒരു ഏത്തവാഴ കൃഷി ആണ് ഉണ്ടെങ്കിൽ അതിലത്തെ ഒരു കൊല വെട്ടി കഴിഞ്ഞിട്ട്
സ്പീക്കർ 2 തൊട്ടടുത്ത കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ എത്ര വില കിട്ടും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്.
സ്പീക്കർ 2 അവർക്കും അറിയില്ല എത്രത്തോളം വില ഈടാക്കാം എന്നുള്ളത്.
സ്പീക്കർ 2 എന്നാൽ മാർക്കറ്റിൽ എത്ര വില കൊടുത്താൽ കിട്ടുമെന്നും നമുക്കറിയാം.
സ്പീക്കർ 2 ഒരറുപത് രൂപ എഴുപത് രൂപയാണ് ഒരു കിലോയ്ക്കുണ്ടെങ്കിൽ എന്നാൽ അത്
സ്പീക്കർ 2 നട്ടുപിടിപ്പിച്ച് കൃഷി ചെയ്തു വെട്ടി കൊണ്ട് കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇരുപത് രൂപ കിട്ടിയാലായി.
സ്പീക്കർ 2 അതല്ല എപ്പോഴും അവര് പറയും ഇല്ല ഞങ്ങൾക്ക് എടുത്താലും കാശ് ഞങ്ങൾക്കത്ര കിട്ടില്ല.

സ്പീക്കർ 2 ആഹ്‌ അറുപതും എഴുപതും രൂപയ്ക്ക് വിൽക്കുമ്പോൾ അവർക്ക് കടക്കാർക്കാണ് ലാഭം കിട്ടുന്നത്. അവിടെ കർഷകന് ലാഭം എന്നു പറയുന്നത് ഇല്ല എന്താന്ന് വെച്ചാൽ
സ്പീക്കർ 2 ഇപ്പോൾ ഞാനീ പറഞ്ഞ ഉദാഹരണത്തിൽ ഈ എഴുപത് രൂപയാണ്
സ്പീക്കർ 2 ആഹ് അദ്ദേഹം പുറത്തൊരാൾക്ക് അത് ആഹ് വിൽപ്പന ചെയ്തിട്ട് അയാളുടെ അടുത്തുനിന്ന് കിട്ടുന്നതെങ്കില്
സ്പീക്കർ 2 ഇപ്പോ കർഷകന് ഇരുപത് രൂപയെ കിട്ടിയുള്ളൂ എന്നാൽ കർഷകന് ഇരുപത് രൂപ മാത്രമല്ല ചെലവ്. ഇതിലൊരുപാട് ചെലവ്
സ്പീക്കർ 2 അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന്റേതായ രീതിയിൽ മോട്ടർ അടിച്ചു വെള്ളം
സ്പീക്കർ 2 ആഹ് മോട്ടർ അടിച്ചു വെള്ളം ആഹ് വെള്ളം കൊണ്ട് നനച്ചിട്ടുണ്ട് അതുകൂടാതെ വളമിട്ടിട്ടുണ്ട്
സ്പീക്കർ 2 പണിക്കാര് ആഹ് പണിക്കാരെ നിർത്തി പണിയിച്ചിട്ടുണ്ട് അതിൻറെ കാശും കൂലിയും ഒക്കെ ഇരുപതുരൂപയിൽ ഒതുങ്ങുന്ന കാര്യമല്ല.
സ്പീക്കർ 2 ഇപ്പൊ രാഷ് ആഹ് ഈ ആഹ് ഒരു

സ്പീക്കർ 2 ഇതിനൊരു ശാശ്വത പരിഹാരം ലഭിക്കാവുന്ന കാര്യമേയുള്ളൂ.
സ്പീക്കർ 2 എന്നാൽ അതതിൽ കൂടാതെ ഭരണകർത്താക്കളും ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.
സ്പീക്കർ 2 പിന്നെ മഹേശ്വരിക്ക് എന്തു തോന്നുന്നു ഇതൊക്കെ കേട്ടിട്ട്?
സ്പീക്കർ 1 അതെ സർക്കാരിൻറെ ക്രമക്കേടാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. കർഷകരുടെ ആഹ്

സ്പീക്കർ 1 നമുക്ക് ഭക്ഷണം തരുന്ന അവരുടെ കുടുംബങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം വരുന്നില്ല എന്നുള്ളത് വളരെയധികം ഖേദിക്കേണ്ട ഒരവസ്ഥയാണ്.

സ്പീക്കർ 1 ഗതികെട്ടിട്ടാണ് അവർ ആത്മഹത്യയ്ക്ക് തുനിയുന്നത്. അവരുടെ ആ മാനസികാവസ്ഥ ഇപ്പോഴത്തെ ആഹ് സർക്കാർ ആലോചിക്കേണ്ടിയിരിക്കുന്നു.
സ്പീക്കർ 1 കൃഷി എന്ന് പറയുമ്പോൾ എനിക്കും കൃഷിയോട് വളരെ കമ്പം ഉണ്ടായിരുന്നു. ചെറുപ്പംതൊട്ടേ ഞാനും ഇതുപോലെതന്നെ ആഹ് പഞ്ചായത്തിൽ നിന്നും സ്കൂളിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും ലഭിക്കുന്ന വിത്തുകൾ ഞാനും എൻറെ വീടിൻറെ ആഹ് തോട്ടത്തിൽ നടാറുണ്ടായിരുന്നു.
സ്പീക്കർ 1 എനിക്കത് വളരെ കൗതുകം ഉളവാക്കുന്ന ഒന്നായിരുന്നു.
സ്പീക്കർ 1 ആഹ് തക്കാളി, വഴുതനങ്ങ, വെണ്ടക്കായ എന്നുള്ള ഇടത്തനം ഇടത്തരം വിത്തുകൾ നമുക്കും ഇതുപോലെ വിദ്യാലയങ്ങളിൽ നിന്നും
സ്പീക്കർ 1 എല്ലാ ലഭിക്കുമായിരുന്നു. അപ്പോൾ എനിക്കിതിൻറെ ആഹ് വളർച്ചയും ആഹ് അതുണ്ടാക്കുന്ന പൂവും അതിൻറെ കായും ഒക്കെ കാണാനും അത് പറിക്കാനും എല്ലാം വളരെ താല്പര്യായിരുന്നു. പറിക്കുക എന്നുവെച്ചാൽ കൃഷി ഏഹ് ഏഹ്
സ്പീക്കർ 1 കൃഷി ചെയ്യുക എന്നുള്ളത് തന്നെ. ഏഹ് അപ്പോൾ എൻറെ അച്ഛമ്മ വളരെയധികം എന്നെ ഏഹ് ഇതിലൊക്കെ ആഹ്

സ്പീക്കർ 1 അപ്പോ ആഹ് ഞാനും വളരെയധികം ആഹ് ഉത്സാഹത്തോടെ ചെയ്തിരുന്ന ഒരു കാര്യായിരുന്നു കൃഷി.
സ്പീക്കർ 1 അപ്പോ എനിക്ക് കൃഷിയോടൊരാത്മബന്ധമുണ്ട്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് കൃഷി. കൃഷിക്കായിട്ട് നമ്മള് ഏഹ് ഇപ്പോൾ വളരെയധികം
സ്പീക്കർ 1 നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഏഹ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ മനുഷ്യന്മാർക്ക് പകരം ആഹ്
സ്പീക്കർ 1 സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് കൊയ്ത്തും ഏഹ് വിതയ്ക്കലും എല്ലാം നടത്തുന്നത്.

സ്പീക്കർ 1 ആഹ് പണ്ടൊക്കെ എന്നുവെച്ചാൽ ആഹ് കർ കൃഷി എന്നുള്ളത് ജീവിതമാർഗം മാത്രം പോര അത് നമ്മുടെ സംസ്കാരമായിട്ടും ആഹ് വളരെ
സ്പീക്കർ 1 കൊയ്ത്ത് എന്നുള്ള ഉത്സവം ആയിട്ടായിരുന്നു ആഘോഷിച്ചിരുന്നത്. കിളയ്ക്കുക എല്ലാം അതൊരു ആഹ്‌
സ്പീക്കർ 1 അതിൻറെതായ ഒരു രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അധ്വാനിക്കുവായിരുന്നു, കഠിനാധ്വാനി ആയിരുന്നു നമ്മുടെ മനുഷ്യന്മാര്. എന്നാലിപ്പോ എനിക്ക് തോന്നുന്നില്ല അതെത്ര അളവിൽ ഏഹ് സത്യമാണെന്ന്. താങ്കൾക്കെന്താണ് ഇതിനെപ്പറ്റി അഭിപ്രായം?
സ്പീക്കർ 2 ആഹ് എൻറഭിപ്രായം ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ശ ശരിയാണ് ഒരു ആഹ് പണ്ടത്തെ ഒരുഏഹ് കേരള ഒരു കേരളീയനെന്ന് പറയുന്ന രീതിയിൽ പറയുകയാണെങ്കില് ആഹ് എന്താ പാട പാടത്തുണ്ട് പാടത്ത് കൃഷി ചെയ്യുന്നു നെല്ലു വിളയിക്കുന്നു
സ്പീക്കർ 2 ഏഹ് കിളയ്ക്കുന്നു അപ്പൊ അവിടൊക്കെ ഒരു ശാരീരിക അധ്വാനം വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അവർക്ക് അസുഖങ്ങള് വളരെ കുറവായിരുന്നു.
സ്പീക്കർ 2 ഇന്നത്തെപോലെ പ്രമേഹം അങ്ങനത്തെ ആഹ് പ്ര പ്ര പ്രമേഹം അങ്ങനത്തെ അമിതവണ്ണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ പഴയ ആൾക്കാര് നമ്മളുടെ
സ്പീക്കർ 2 അച്ചാച്ഛനേം അമ്മാമ്മേനേം ഒക്കെ നോക്കിയാൽ മതി അവർക്ക് പറയത്തക്ക അസു അസുഖങ്ങളോ രോഗങ്ങളോ ഒന്നുമുണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കഴിക്കുമ്പോൾ
സ്പീക്കർ 2 അവർ കൂടുതൽ ആഹ് അവർ ഭക്ഷണം കഴിച്ചിരുന്നു എങ്കിലും ഏഹ് വ ഒന്നാ ഒന്നാമത് അന്നത്തെ കാലത്ത് ഭക്ഷണം കുറവാണ് കഴിച്ചു കൊണ്ടിരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ അവര് അതിനെ അധ്വാനിക്കുന്നുമുണ്ട് പണിയെടുക്കുന്നുമുണ്ട്.
സ്പീക്കർ 2 അവര് കിളയ്ക്കുകേം മണ്ണിലേക്കിറങ്ങി ആഹ് കാര്യങ്ങള് ചെയ്യുകേം എല്ലാത്തിനും ഉത്സാഹത്തോടെ ഇറങ്ങി അതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ
സ്പീക്കർ 2 ശാരീരിക അധ്വാനം അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന അത്രതന്നെ അവിടെ
സ്പീക്കർ 2 ആഹ് അധ്വാനിച്ച് പോകുന്നുമുണ്ട്. അപ്പൊ എന്താ ഗുണമെന്താന്ന് വെച്ചാൽ ആഹ് ഇപ്പഴത്തെ കാ ഈ ഇപ്പോഴത്തെ ഒരു പുതിയ ആൾക്കാരെ വച്ച് നോക്കുകയാണെങ്കിൽ അവര് ശാരീരിക അധ്വാനം എന്ന് പറയുന്നത് അവര് ആഹ്

സ്പീക്കർ 2 ഏഹ് അഞ്ച് തെങ്ങിന് തടം എടുത്താൽ തന്നെ അത്യാവശ്യം നല്ല വ്യായാമം കിട്ടി കൈകാലുകൾ നല്ലവണ്ണം അനങ്ങുകയും
സ്പീക്കർ 2 ഏഹ് ഹൃദയത്തിലേക്ക് നല്ല രീതിയിൽ ഏഹ് ഒരു ആഹ്‌ ഹൃദയ ഹൃദയ ഹൃദയത്തിലേക്ക് നല്ല രീതിയിൽ രക്തയോട്ടം നടക്കുകയും നല്ല രീതിയിൽ തന്നെ അവര്
സ്പീക്കർ 2 ഏഹ് ഉൽ ഉത്സാഹിക്കുകയും അവരുടെ അധ്വാനം കൂടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ അവിടെ അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ച മെച്ചപ്പെട്ടു വരികയാണ് അപ്പോഴും ഉണ്ടായിരുന്നത്.
സ്പീക്കർ 2 പക്ഷെ ഇപ്പഴത്തെ ആൾക്കാരെന്താന്ന് വെച്ചാൽ സാങ്കേതികവിദ്യകളോട് അടിമപ്പെട്ടിട്ട്
സ്പീക്കർ 2 കൂടുതൽ മടിയനായി ആഹ് അപ്പോ കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടോന്ന് ചോദിച്ചാൽ
സ്പീക്കർ 2 എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് മണ്ണിലേക്ക് ഇറങ്ങാനുള്ളൊരു മടി എന്ന് വെച്ച് മണ്ണിലിറങ്ങി കുത്ത് കുത്തണോ അല്ലെങ്കിൽ ഒരുപാട്
സ്പീക്കർ 2 ആഹ് അധ്വാനം അതിനു വേണ്ടി വരുമോ? ഓഹ് എത്ര അധ്വാനിക്കാനുള്ള അതുണ്ടോ? എന്നെക്കൊണ്ട് പറ്റ്വോ? എന്നുള്ള ചില ഒരു ആഹ് അവരുടേതായ ആത്മവിശ്വാസം അവർക്കില്ല. അതിലേക്കാണ്

സ്പീക്കർ 2 വ്യക്തമായി പറയുകയാണെങ്കിൽ മടിയാണ് അവർക്ക് മണ്ണിലേക്കിറങ്ങാനുള്ള മണ്ണിലിറങ്ങി ശീലവും ഇല്ല അവർക്ക് മടിയുമാണ്. ഈയൊരു നമ്മുടെ ഒരു സാങ്കേതികവിദ്യകളുടെ വലിയ രീതിയിൽ ആഹ് സാങ്കേതികവിദ്യയിലേക്ക് നമ്മൾ അടിമപ്പെട്ടതിന്റെ പാർശ്വഫലം തന്നെയാണ് ഈ ഒരു മടി എന്ന് പറയുന്നത്.

സ്പീക്കർ 2 നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കളും സർക്കാരും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു മാന്യമായ രീതിയിലുള്ള ആഹ്
സ്പീക്കർ 2 വില നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ

സ്പീക്കർ 2 ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ എല്ലാവരെയും ഏഹ് ആഹ് സഹാ ആഹ് കർഷകർക്കായാലും പുതിയ പുതിയ ആൾക്കാര് കൃഷിയിലേക്ക്
സ്പീക്കർ 2 ഇറങ്ങുകയും ഒക്കെ ചെയ്യും. പിന്നീട് ഇപ്പോൾ നമ്മൾ ഏഹ് ഈ ഈ ഒരു അടുത്തകാലത്തെ ചെറുപ്പക്കാർ
സ്പീക്കർ 2 ആഹ് കൃഷിയിലേക്ക് ഇറങ്ങുന്നു എന്ന് കണ്ടിരിക്കുന്നത് മത്സ്യകൃഷിയിലേക്കാണ്. ഈ മത്സ്യകൃഷിയെപ്പറ്റി മഹേശ്വരിക്ക് എന്താണ് അഭിപ്രായം?
സ്പീക്കർ 2 ശരി കേട്ടോ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ